അതിൽ രണ്ട് വശത്തായി ചുവപ്പും കറുപ്പും നിറത്തിലുള്ള കസേരകൾ ഇട്ടേക്കുന്നത് നമുക്ക് കാണാനാവും.

നിലത്ത് ഇന്റർലോക് ചെയ്തിട്ടുണ്ട് ചുമപ്പും വെള്ളയും നിറത്തിലാണ് ഇന്റർലോക് ചെയ്തിരിക്കുന്നത്.

ഒരു കെട്ടിടത്തിൻ്റെ കോറിഡോറാണ് ഈ ചിത്രത്തിൽ കാണുന്നത്.

സ്കൂൾ ഇന്റെ മതിലിനോട് ചേർന്ന് ഒരുപാട് ബോർഡുകൾ വെച്ചിരിക്കുന്നത് കാണാം.

ബിൽഡിംഗ് ഇന്റെ സൈഡ് ഇലായി ഒരു വഴിയും നമുക്ക് കാണാം.

ഒരു പള്ളിയുടെ അകം വശമാണ് നമുക്കീ ചിത്രത്തിൽ കാണുന്നത്.

രണ്ടുപേർ ഈ ചിത്രത്തിനകത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം.

ഒരു കെട്ടിടത്തിന്റെ ഉൾവശത്ത് നിന്ന് പുറത്തേക്ക് നോക്കുന്ന ചിത്രമാണീ കാണുന്നത്.